അതിൻ്റെ ജനലുകൾ വാതിലുകളും തുറന്നിട്ടിരുന്നു ആ വാതിലിൽ കൂടെ ഒരു മഞ്ഞ ഹൂഡി നീല ജീൻസുമിട്ട ഒരാൾ കേറിപോകുന്നതായും കാണാൻ കഴിയും.

കുറെ ആളുകളും സമീപത്ത് നമുക്ക് കാണാൻ കഴിയും.

ടോപ്പിൻ്റെ ഉള്ളിൽ രണ്ട് മനുഷ്യരും പുറത്ത് ഒരു ചേട്ടൻ മുഖം വ്യക്തമല്ലാവിധം ബ്ലർ ചെയ്ത ഒരു ചേട്ടനും കാണാൻ കഴിയും.

അടുത്ത് വെള്ളം ഒഴുകുന്നതുമായി കാണാം അതിൻ മുൻബശത്ത് ഒരു ചേട്ടൻ ഫോട്ടോ യ്ക്ക് പോസ് ചെയ്യുന്നു.

അതിന് പുറത്തായി ഒരു കൈവരിയിൽ ഒരു ചേട്ടൻ ഇരിക്കുന്നതുമായി കാണാൻ കഴിയും.

ഫോട്ടോ യിൽ ഒരു ശില്പം കാണാൻ കഴിയും ഗോൾഡ് കളർ ശില്പം ആണത്.

ശിൽപ്പത്തിന് ചുറ്റും മഞ്ഞ കളർ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു.

ഇദ്ദേഹം ഒരു തൊപ്പിയും ഒരു കണ്ണാടിയും ഒരു ഷർട്ടും പാന്റും കയ്യിൽ ചുവന്ന ചരടും ധരിച്ചിട്ടുണ്ട്.

ഈ സ്റ്റാളിൽ ഒരു ചുവപ്പ് കസേരയും രണ്ട് മനുഷ്യരെയും കാണാൻ കഴിയും.

ഈ ഫോട്ടോയിൽ രണ്ട് വ്യക്തികളെ കാണാൻ കഴിയും രണ്ടുപേരുടെയും ഫോട്ടോ ബ്ലർ ചെയ്തിരിക്കുന്നു.

പള്ളിയിൽ അച്ഛനെയും കാണാൻ കഴിയും കുറേ പൂക്കൾ ധരിച്ച സ്ത്രീകളെ കാണാം.

രണ്ടു വണ്ടികൾ കാണാൻ കഴിയും അതിനു മുകളിലായി ഹെൽമെറ്റുകൾ ഉപേക്ഷിച്ചിരി--

ഒരു ഉയരം കൂടിയ കെട്ടിടവും ഒരു ഉയരം കുറഞ്ഞ കെട്ടിടവും കാണാം രണ്ട് കെട്ടിടങ്ങളും ഷീറ്റുകൾ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു.